ലിബ്രിയോഫീസ് കാൽക്ക് വർക്കിങ് വിത്ത് സെൽസ് ആൻഡ് ഷീറ്റ് നെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേയ്ക്ക് സ്വാഗതം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
സ്പ്രെഡ്ഷീറ്റിൽ വരികളും കൂടാതെ കോളങ്ങളും എങ്ങനെയാണ് ചേർക്കുക എന്ന് പഠിച്ചുകൊണ്ട് ഈ ട്യൂട്ടോറിയൽ ആരംഭിക്കാം
നമ്മുടെpersonal ഫൈനാൻസ് trackerഓഡ്സ് ആദ്യം തുറക്കാം
കോളങ്ങളും വരികളും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായോ ചേർക്കാവുന്നതാണ്
ഒരൊറ്റ വരിയോ അല്ലെങ്കിൽ ഒരു കോളമോ സ്പ്രെഡ്ഷീറ്റിൽ തിരുകാൻ ആദ്യം സെൽ കോളം അല്ലെങ്കിൽ വരി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പുതിയതായി നിങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്ന വരിയിൽ നല്കുക ഉദാഹരണത്തിന് നമ്മുടെ പെർസണൽ ഫൈനാൻസ് trackerഓഡ്സ് ഫയലിലെ ആദ്യ വരിയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം
കോസ്റ്റ് എന്നെഴുതിയിട്ടുള്ള വരിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു
ഇനി മെനു ബാറിലുള്ള ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് റൌസ് ൽ ക്ലിക്ക് ചെയ്യുക
തിരഞ്ഞെടുത്ത വരിയുടെ തൊട്ടു മുകളിലായി ഒരു പുതിയ വരി വന്നതായി നമുക്ക് കാണാം
അതുപോലെ തന്നെ പുതിയൊരു കോളം ചേർക്കാൻ മെനു ബാറിലുള്ള ഇൻസെർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് കോളംൻസ് ൽ ക്ലിക്ക് ചെയ്യുക
തിരഞ്ഞെടുത്ത സെൽ കോളത്തിന് മുൻപായി ഒരു പുതിയ കോളം വന്നതായി കാണാം ഇനി നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ ഇല്ലാതാക്കുക
കോളത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആല്ഫബെറ്റ് ക്ലിക്ക് ചെയ്തു കോളവും വരിയെ പ്രതിനിധാനം ചെയ്യുന്ന അക്കത്തെ ക്ലിക്ക് ചെയ്തു വരിയും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു ഡ്രോപ് ഡൌൺ മെനു ബാറിലുള്ള ഇൻസെർട്ട് കോളംൻസ് അല്ലെങ്കിൽ ഇൻസെർട്ട് റൌസ് ക്ലിക്ക് ചെയ്തു പുതിയ കോളമോ വരിയോചേർക്കാം
പകരം ഒരു സെൽ കേഴ്സറുപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക
എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
നിങ്ങൾ ഇതുപോലെയൊരു ഡയലോഗ് ബോക്സ് കാണും
വരിയോ കോളമോ ചേർക്കാൻ എന്റിരെ റോവ് അല്ലെങ്കിൽ എന്റിരെ കോളം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഒരുപാട് കോലങ്ങളോ വരികളോ ഒരേസമയം ചേർക്കാൻ നമ്മളാദ്യം ആവശ്യമുള്ളത്ര കോളങ്ങളോ വരികളോ ഹൈലൈറ്റ് ചെയ്യാൻ ആദ്യ സെൽ മുതൽ ഇടതു മൌസ് ബട്ടൺ അമർത്തിപിടിച്ചു തിരഞ്ഞെടുക്കെണ്ടതിലൂടെ ഡ്രാഗ് ചെയ്യുക
ഇവിടെ നമ്മൾ 4 സെല്ലുകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്
ചർച്ച ചെയ്ത ഏതെങ്കിലുമൊരു രീതി ഉപയോഗിച്ച് പുതിയ കോളങ്ങളോ വരികളോ ചേർക്കുക
ഞാൻ പുതിയ വരികൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നുഅതിനാൽ ഞാൻ തിരഞ്ഞെടുത്തതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്
അടുത്തത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്റിരെ റോവ് എന്ന ഓപ്ഷനാണ്
ഒക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ആദ്യം തിരഞ്ഞെടുത്ത വരികളുടെ മുകളിലായി 4 പുതിയ വരികൾ ചേർന്നത് ശ്രദ്ധിക്കുക
അടുത്തതായി കോളങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും എങ്ങനെ നീക്കം ചെയ്യണം എന്നാണ്
ഒരു ഒറ്റ കോളമോ അല്ലെങ്കിൽ വരിയോ നീക്കം ചെയ്യാൻ ആദ്യം നീക്കം ചെയ്യാനാഗ്രഹിക്കുന്ന കോളമോ വരിയോ തിരഞ്ഞെടുക്കുക
ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലോണ്ട്രി എന്നെഴുതിയ വരിയാണ് നീക്കം ചെയ്യേണ്ടതെങ്കിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് അത് തിരഞ്ഞെടുക്കുക
ഇനി സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഡിലീറ്റ് Cellsഎന്ന ഹെഡിംഗ്ങ്ങുള്ള ഒരു ഡയലോഗ് ബോക്സ് വരുന്നു
ഇനി Shift സെൽസ് അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒക് ക്ലിക്ക് ചെയ്യുക
സെല്ലുകൾ നീക്കം ചെയ്യപ്പെടുന്നതും അതിനു താഴെയുള്ളവ മുകളിലേയ്ക്ക് കയറുന്നതും നിങ്ങൾക്ക് കാണാം
ഈ മാറ്റം നമുക്ക് നീക്കം ചെയ്യാം
ഇനി ഒരേ സമയം ഒരുപാട് കോളങ്ങളോ വരികളോ നീക്കം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പഠിക്കാം
ഉദാഹരണത്തിന് മിസ്സലേനിയസ് എന്നെഴുതിയിട്ടുള്ള വരി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 6 എന്ന ക്രമ നമ്പറുള്ള കള്ളി തിരഞ്ഞെടുക്കുക
ഇനി ഇടത്തേ മൌസ് ബട്ടൺ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുകയും മൊത്തം വരിയിയ്ക്ക് കുറുകെയും ഡ്രാഗ് ചെയ്യുക
പകരം നീക്കം ചെയ്യേണ്ട നമ്പറിൽ ക്ലിക്ക് ചെയ്യുക
മൊത്തം വരിയും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു
സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക
ഡിലീറ്റ് സെൽസ് എന്ന ഹെഡിംഗ്ങ്ങുള്ള ഒരു ഡയലോഗ് ബോക്സ് വരുന്നു
ഇനി Shift സെൽസ് അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
മൊത്തം വരിയും നീക്കം ചെയ്യപ്പെടുന്നതും താഴെയുള്ള വരി മുകളിലേയ്ക്ക് കയറുന്നതും കാണാം
അതുപോലെതന്നെ നമുക്ക് വരികൾക്ക് പകരം കോളങ്ങൾ തിരഞ്ഞെടുത്ത് നീക്കം ചെയ്യാം
നമ്മൾ വരുത്തിയ മാറ്റം ഇല്ലാതാക്കാം
ഒരുപാട് കോളങ്ങളും വരികളും ഒരു ഷീറ്റിലേയ്ക്ക് എങ്ങനെയാണ് ചേർക്കുകയും നീക്കം ചെയ്യുകയും എന്ന് പഠിച്ചതിന് ശേഷം നമ്മളിനി കാൽക്ക് ലേയ്ക്ക് എങ്ങനെയാണ് ഷീറ്റുകൾ ചേർക്കുകയും നീക്കം ചെയ്യുകയും എന്ന് മനസ്സിലാക്കും
കാൽക്ക് ൽ പുതിയ ഒരു ഷീറ്റ് ചേർക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്
നമ്മൾ അവ ഓരോന്നായി പഠിക്കും
എല്ലാ രീതികളിലും ഉള്ള ആദ്യത്തെ പടി പുതിയ ഷീറ്റ് ചേർക്കാനുള്ള സ്ഥലം കണ്ടെത്തുകയാണ്
ഇനി മെനു ബാറിലുള്ള ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഷീറ്റ് ൽ ക്ലിക്ക് ചെയ്യുക
ഇൻസെർട്ട് ഷീറ്റ് എന്ന ഹെഡിംഗ്ങ്ങുള്ള ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇനി നമുക്ക് ആഫ്ടർ കറന്റ് ഷീറ്റ് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ നിലവിലുള്ള ഷീറ്റ് കഴിഞ്ഞു പുതിയത് ചേർക്കാം
നാമെ മേഖലയിൽ പുതിയ ഷീറ്റിൻറെ പേര് ഷീറ്റ് 4 എന്ന് കാണാം
അത് സിസ്റ്റം തന്നെ നല്കിയ പേരാണ്
ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേര് മാറ്റാം
ഇനി ഒക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
നമ്മുടെ നിലവിലുള്ള ഷീറ്റ് കഴിഞ്ഞു പുതിയ ഷീറ്റ് ചേർന്നത് നമുക്ക് കാണാം
പുതിയ ഷീറ്റ് ചേർക്കാനുള്ള മറ്റൊരു മാർഗ്ഗം കാൽക്ക് വിൻഡോ യുടെ താഴെ ഇടതുഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഇൻസെർട്ട് ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഷീറ്റുകളുടെ സ്ഥാനം എണ്ണം പേര് എന്നിവ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തുടർന്ന് ഒക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ഇത് ഷീറ്റിനെ അതിനനുസൃതമായി ചേർക്കും
നിലവിലുള്ള ഷീറ്റിനു ശേഷം മറ്റൊന്ന് ചേർക്കാനുള്ള അനായാസമായ മറ്റൊരു മാർഗ്ഗം ഷീറ്റ് ടാബിന് അടുത്തായുള്ള പ്ലസ് ചിഹ്നത്തിലുള്ള അഡ് ഷീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ക്ലിക്ക് ചെയ്യുന്നതിലൂടെ പുതിയൊരു ഷീറ്റ് പരമ്പരയിലെ അവസാന ഷീറ്റിനു ശേഷം സ്വയം ചേർക്കപ്പെടുന്നു
പുതിയൊരു ഷീറ്റ് ചേർക്കാനുള്ള അവസാന മാർഗ്ഗം ഡയലോഗ് ബോക്സിലെ ഒഴിഞ്ഞ സ്ഥാനത്ത് ക്ലിക്ക് ചെയ്ത് ഇൻസെർട്ട് ഷീറ്റ് ആക്സസ്സ് ചെയ്യുകയും ഷീറ്റ് ടാബിന് അടുത്തായുള്ള പ്ലസ് ചിഹ്നത്തിലുള്ള അഡ് ഷീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയുമാണ്
ഒഴിഞ്ഞ സ്പേസിൽ ക്ലിക്ക് ചെയ്യുക വഴി നമ്മൾക്ക് കാണാൻ സാധിക്കുക ഇൻസെർട്ട് ഷീറ്റ് ഡയലോഗ് ബോക്സ് വരുന്നത്
നിങ്ങൾക്ക് ഷീറ്റ് വിവരങ്ങൾ ഡയലോഗ് ബോക്സിൽ നൽകുകയും തുടർന്ന് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം
ഷീറ്റുകൾ എങ്ങനെ ചേർക്കണം എന്ന് പഠിച്ചതിനു ശേഷം നമ്മളിനി കാൽക്ക് ൽ ഷീറ്റുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് പഠിക്കും
ഷീറ്റുകൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടങ്ങളായോ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്
ഒരു ഷീറ്റ് നീക്കം ചെയ്യാൻ നിങ്ങൾ നീക്കം ചെയ്യാനാഗ്രഹിക്കുന്ന ഷീറ്റിൻറെ ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് പോപ്പപ്പ് മെനുവിലുള്ളDelete ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഷീറ്റ് ഡിലീറ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാം
പ്രത്യേകമായ ഒരു ഷീറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം മെനു ബാറിലെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കലാണ്
ഉദാഹരണത്തിന് നമുക്ക് പട്ടികയിൽ നിന്ന് ഷീറ്റ് 3 നീക്കണമെങ്കിൽ മെനു ബാറിലുള്ള എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇനി പോപ്പപ്പ് മെനുവിലുള്ള ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഷീറ്റ് മാറിയതായി നിങ്ങൾക്ക് കാണാം
ഇനി നമ്മൾ ഈ ഡോക്യുമെന്റ് ൽ വരുത്തിയ മാറ്റങ്ങൾ ഇല്ലാതാക്കുക
ഒരുപാട് ഷീറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഷീറ്റ് 2ഷീറ്റ് 3 എന്നിവ നീക്കം ചെയ്യാൻ ഷീറ്റ് 2 ന്റെ ടാബ് ആദ്യം ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ Shift ബട്ടണിൽ ഹോൾഡ് ചെയ്ത് ഷീറ്റ് 3 ടാബ് ക്ലിക്ക് ചെയ്യുക
ഇനി ഏതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു പോപ്പപ്പ് മെനുവിലെ ഡിലീറ്റ് ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട്Yes ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
രണ്ട് ഷീറ്റുകളും ഡിലീറ്റ് ചെയ്തായി നിങ്ങൾക്ക് കാണാം
കൂടുതൽ പഠിക്കാൻ നമുക്ക് വരുത്തിയ മാറ്റങ്ങൾ നീക്കം ചെയ്യാം
പ്രത്യേക ഷീറ്റ് നീക്കം ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗം മെനു ബാറിലെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചാണ്
ഉദാഹരണത്തിന് നിങ്ങൾ ഷീറ്റ് 6ഷീറ്റ് 7 എന്നിവ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ മെനു ബാറിലുള്ള എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇനി പോപ്പപ്പ് മെനുവിൽ സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽSheet 6 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും കീബോർഡിൽ Shift ബട്ടൺ ഹോൾഡ് ചെയ്ത് ഷീറ്റ് 7 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഒക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനാഗ്രഹിക്കുന്ന ഷീറ്റ് തിരഞ്ഞെടുക്കുന്നു
ഇനി വീണ്ടും മെനു ബാറിലുള്ള എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇനി പോപ്പപ്പ് മെനുവിലെ ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
തിരഞ്ഞെടുത്ത ഷീറ്റുകൾ നീക്കം ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം
കാൽക്ക് ൽ ഷീറ്റുകൾ എങ്ങനെയാണ് നീക്കംചെയ്യുക എന്ന് പഠിച്ചതിനു ശേഷം നമ്മളിനി സ്പ്രെഡ്ഷീറ്റിൽ ഷീറ്റുകളുടെ പേര് എങ്ങനെ മാറ്റും എന്ന് പഠിക്കും
നിങ്ങൾ ഒരു സ്പ്രെഡ്ഷീറ്റ് ഷീറ്റുകളുടെ പേര് ഡിഫാൾട്ട് ആയി ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 എന്നിങ്ങനെ കാണാം
ഇത് കുറച്ച് ഷീറ്റുകൾ മാത്രമുള്ള ഒരു സ്പ്രെഡ്ഷീറ്റിൽ മാത്രമേ വിജയിക്കൂ അതേസമയം ഒരുപാട് ഷീറ്റുകളുണ്ടെങ്കിൽ സങ്കീർണ്ണമാകും
കാൽക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഷീറ്റുകളുടെ പേര് മാറ്റാൻ സാദ്ധ്യമാക്കുന്നു
ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഷീറ്റ് 4 എന്നത് Dumpഎന്നാക്കണമെങ്കിൽ
നിങ്ങൾക്കിത്Sheet 4 എന്ന താഴെയുള്ള ടാബിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധിക്കാം
റിനേം ഷീറ്റ് എന്ന ഹെഡിംഗ്ങ്ങുള്ള ഡയലോഗ് ബോക്സ് തുറക്കുന്നത് നിങ്ങൾക്ക് കാണാം
ഡിഫാൾട്ട് ആയി ഷീറ്റ് 4 എന്നെഴുതിയ ഒരു ടെക്സ്റ്റ്ബോക്സ് അതിലുണ്ട്
ഇനിഡിഫാൾട്ട് ആയ പേര് മാറ്റി ഡംപ് എന്നെഴുതുക
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷീറ്റ് 4 എന്നത് ഡംപ് എന്ന പേരിലേയ്ക്ക് മാറിയതായി കാണാം
നമുക്ക് ഷീറ്റ്സ് 5ഉം ഡംപ് ഉം നീക്കം ചെയ്യാം
ഇത് നമ്മെ LibreOfficeCalcനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്പോക്കണ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു
ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് കോളങ്ങളും വരികളും ചേർക്കുകയും നീക്കം ചെയ്യുകയും
ഷീറ്റുകൾ ചേർക്കുകയും നീക്കം ചെയ്യുകയും
ഷീറ്റുകൾ പുനർനാമകരണം ചെയ്യൽ കോംപ്രഹെൻസീവ് അസസ്സ്മെൻറ് സ്പ്രെഡ്ഷീറ്റ് practiceഓഡ്സ് ഫയൽ തുറക്കുക സീരിയൽ നംബർ എന്ന ഹെഡിംഗ്ങ്ങുള്ള വരി തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുക
ഷീറ്റിനു ഡിപാർട്ട്മെന്റ് ഷീറ്റ് എന്ന് പുനർനാമകരണം ചെയ്യുക
താഴെക്കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് സമ്മറൈസ് ചെയ്യുന്നു